hotel ഇന്റെ lobby ഇൽ വെച്ച് പരസ്യമായി വധിച്ചതായിരുന്നു. അതിൽ ഏറ്റവും വെറുപ്പുളവാക്കിയ ഭാഗം കൊലപാതകരിൽ ഒരാൾ ഇരയുടെ രക്‌തം കുടിച്ചതായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിവസ യുദ്ധത്തിൽ ഇസ്രാഈലിന്റെ ശ്രദ്ധേയമായ വിജയം തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇസ്രാഈലിനെതിരായി തിരിച്ചുവിടാൻ black september തീരുമാനിച്ചു. വിമാനം തട്ടിക്കൊണ്ടുപോകൽ, അതിർത്തികടന്ന് ഇസ്രാഈലിനുള്ളിൽ civilian പൗരന്മാരെ കൊലപ്പെടുത്തൽ, വൻനഗരങ്ങളിൽ bomb സ്ഫോടനം തുടങ്ങിയവ പതിവായി ഷാബാക്കിനും മുസാദിനും ഒരു പുതിയ ശത്രുവിനെ നേരിടേണ്ടതായിവന്നു. അപ്പോഴും ഫാത്തതന്നെയായിരുന്നു അവരുടെ മുഖ്യ എതിരാളി. പക്ഷെ വൈകാതെ black september സകല അതിരുകളും ലങ്കിച് തങ്ങളുടെ പ്രവർത്തനങ്ങളെ western നാടുകളിലേക്കും വ്യാപിപ്പിക്കാൻ തുടങ്ങി. മ്യുണിക്ക് കൂട്ടക്കൊല അതിൽ ആദ്യത്തേതായിരുന്നു. കൊലപാതകവും ഇരയുടെ ചോരയിൽ ആക്രമികൾ ഈറനാകുന്നതും അവരുടെ അടയാളമായി. അങ്ങനെയാണ് അലിഹസ്സൻ സലാമേ മാധ്യമശ്രദ്ധ നേടുന്നതും ചുമന്ന രാജകുമാരനെന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നതും. october തുടക്കത്തിൽ രണ്ട് retired general മാരോട് തന്നെ വന്നു കാണുവാൻ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ആവശ്യപ്പെട്ടു. പുതുതായി ചുമതലയേറ്റ മൊസാദ് തലവൻ സവീർ സമീറും പ്രധാനമന്ത്രിയുടെ ഭീകരവിരുദ്ധകാര്യങ്ങളുടെ ഉപദേഷ്ടാവും അമന്റെ മുൻമേധാവിയായ അഹരോൺ യാരിവുമായിരുന്നു അവർ. മ്യുണിക്കിൽ വെച്ച് israeli athlete റ്റുകൾ ക്രൂരമായി വധിക്കപ്പെട്ടത് ഗോൾഡ മേയറെ വല്ലാതെ അസ്വസ്ഥാമാക്കിയിരുന്നു. ബന്ധനസ്‌ഥരാക്കപ്പെട്ട യഹൂദർ ഒരിക്കൽക്കൂടി german മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ അതേകുറിച്‌ പറഞ്ഞത്. കരുത്തുറ്റ കർക്കശക്കാരിയായ ഒരു വനിതയായിരുന്നു അവർ.

black september നെ സംബന്ധിക്കുന്ന പരമാവധി വിവരങ്ങൾ അവർ ശേഖരിചിരുന്നു. അതിനാൽ വേണ്ട മുന്കരുതുകളോടെയാണ് അവർ ഗോൾഡ മേയറുടെ മുന്നിലെത്തിയത്. ഇസ്രയേലിനെതിരെ സർവകരുത്തും സമാഹരിച്ചുള്ള ഒരു തുറന്ന യുദ്ധമാണ് black september ന്റെ ലക്ഷ്യം. പരമാവധി യഹൂദരെ പൂമുഖത്തുനിന്നും തുടച്ചുമാറ്റുക അതാണ് അവരുടെ ലക്ഷ്യം. സൈനികരായാലും civilian മാരായാലും സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ആയാലും

അപകടകരമായ വധശ്രമങ്ങൾക്കായി യുവാക്കളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുകയെന്നത് ഇസ്രായേൽ അതിനുമുൻപ് ചെയ്തിട്ടില്ലാത്ത കാര്യമായിരുന്നു. ദീർഘനേരം അവർ നിശ്ശബ്ദരായിരുന്നു. പിന്നീട് അവർ സംസാരിക്കാൻ ആരംഭിച്ചു. തന്നോടു തന്നെ സംസാരിക്കുന്നതു പോലെ മൃതുവും തീരെ നേർത്തതുമായിരുന്നു അവരുടെ സ്വരം. അറുപതുലക്ഷം യഹൂദരെ കൊന്നുതൂക്കിയ ജൂദ കൂട്ടുകൊരുത്തിയെ അവർ ഓർമിച്ചു. നൂറ്റാണ്ടുകളായി ഒരു ജനത വേട്ടയാടപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും നിഷ്ട്ടൂരമായി കശാപ്പ്‌ ചെയ്യപ്പെട്ടും നിസ്സഹായരായി ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഒടുവിൽ അവർ മുഖമുയർത്തി യാരിവിനെയും സമീറിനെയും നോക്കി. നമ്മുടെ കുട്ടികളെയയയ്ക്ക്. അവർ പറഞ്ഞു. ദൗത്യ നിർവാഹണത്തിനുള്ള ഒരുക്കങ്ങളുടനെ സമീർ ആരംഭിച്ചു. ധൈവത്തിന്റെ ക്രോധം അഥവാ wrath of god എന്നയാളതിന് പേരിട്ടു. ഗോൾഡ മേയർക്ക് പിന്നെയും പറയാനുണ്ടായിരുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെന്ന നിലയിൽ യാരിവിന്റെയും സമീറിന്റെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. black september ന്റെ മുൻനിര നേതാക്കളെയല്ലാതെ മറ്റാരെയും മൊസാദ് agent മാർ ഉപദ്രവിക്കില്ലെന്ന വാക്കിന്റെ ഉറപ്പിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു. മൊസാദിന്റെ ദൗത്യം നിയമത്തിനു വെളിയിലാണെന്ന് ഗോൾഡ മേയർ നന്നായി ഗ്രഹിച്ചു. civilian നിയന്ത്രണങ്ങൾ കൂടാതെ മൊസാദിനെ ധൈവക്രോധം നടപ്പിലാക്കാനനുവദിക്കുന്നത് ദോഷം ചെയ്യാനുള്ള സാധ്യതയും അവർ കണ്ടു. മൊസാദിനെ കയറൂരി വിട്ടാൽ civilian മരണങ്ങൾ വർധിക്കുമെന്നും അവർ ഊഹിച്ചു. അതിനാൽ ഈ ദൗത്യത്തിനു മേൽ കർശനമായ മേൽനോട്ടവും നിയന്ത്രണവും ഏർപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ ഒരു രഹസ്യ സമിധി രൂപീകരിച്ചു.

ex committee എന്നതായിരുന്നു ഈ സമിധിയുടെ രഹസ്യപേർ. ഓരോ നീക്കങ്ങൾക്കായും തയ്യാറാക്കപ്പെടുന്ന file ഉം അതിന്റെ നിർവാഹനത്തിനായ് നിയോഗിക്കപ്പെടുന്നവരുടെ പേരുവിവരങ്ങളും യാരിയും സമീറും ചേർന്ന് ത്രിമൂർത്തികൾക്ക് സമർപ്പിക്കുമായിരുന്നു. അവരുടെ അനുവാദം ലഭിച്ചതിനു ശേഷം മാത്രമേ മൊസാദിന്റെ agent മാർ രംഗപ്രവേശനം ചെയ്തിരുന്നുള്ളു. കറുത്തിരുണ്ട മുടിയുള്ള പരുക്കനും അന്തർമുഖനുമായ മൈക്ക് ഹെരാരിയായിരുന്നു അതിന്റെ തലപ്പത്. black september ഇന്റെ പ്രമുഖന്മാരെല്ലാരും തന്നെ secret identity കളിൽ സുരക്ഷിതരായി യൂറോപ്പിൽ കഴിയുന്നവരാകയാൽ അവരെ ലക്ഷ്യംവിട്ടുള്ള നടപടികളും യുറോപിൽ വെച്ചു തന്നെ നിർവഹിക്കപ്പെടണമായിരുന്നു. മൊസാദിന്റെ ഭാഗമായ കിടോൺ എന്ന unit ഇൽ നിന്നുമാണ് ഹരാരി ദൗത്യസംഘത്തിന്

തിരിച്ചറിയാനും പിന്തുടരാനുമായി നിയോഗിക്കപ്പെട്ടത്. സംശയിക്കപ്പെടുന്ന ഭീകരൻ പാർക്കുന്ന നഗരത്തിലെത്തി അയാളെ തിരിച്ചറിയുക എന്നതായിരുന്നു ആദ്യപടി. പിന്നീട് അയാളെ പിന്തുടർന്ന് രഹസ്യമായി photo ഇൽ പകർത്തുക.

സഞ്ചാരത്തിനായി car കൾ തുടങ്ങിയവ ഏർപ്പാടാക്കുക. ചിലപ്പോൾ ഇവരണ്ടും ചെയ്യുന്നതിനായി ചെറിയ പ്രത്യേക unit കൾ ഉണ്ടാകും. മറ്റൊരു സംഘമാകും ആവശ്യമായ ആശയ വിനിമയ സൗകര്യങ്ങളോടു കൂടിയ office അവിടെത്തന്നെയോ തൊട്ടടുത്തുള്ള മുഖ്യ നഗരത്തിലൊ സൗകര്യ പ്രദമായി സ്ഥാപിച് ഇസ്‌റാലിയിലുള്ള മൊസാദ് headquarters ഉമായി ബന്ധപ്പെടുക. കൃത്യം നിർവഹിക്കാനുള്ള നിരവധി agent മാരുൾപെടുന്ന സംഘം ഏറ്റവും ഒടുവിലാകും രംഗത്തെത്തുക. ലാഭ്യമായിരിക്കുന്ന വിവരവും വിലാസവും ആസ്പദമാക്കി പതിക്കപ്പെടേണ്ട ആളെ അടയാളപ്പെടുത്തി നിശ്ചിത സമയത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ള plan പ്രകാരം കൃത്യം നിറവേറ്റുക എന്നതാണ് അവരുടെ ചുമതല.

തയ്യാറാക്കിയ രക്ഷാപദ്ധതി പ്രകാരം അവർ സജീവമാകും. കൃത്യനിർവാഹണ സംഘത്തെ ആയുധവും ബലവും ഉപയോഗിച്ചായാലും സംരക്ഷിച്ചു സുരക്ഷാസങ്കേതത്തിൽ എത്തിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. കൃത്യം പൂർത്തിയാക്കിയാലുടൻ അതിൽ നേരിട്ട് പങ്കാളികളായ എല്ലാവരും ഉടനെ രാജ്യം വിടുമെന്ന് അവർ ഉറപ്പാക്കും. അവരു പോകുന്നതിനു മുൻപുതന്നെ ആളെ തിരിച്ചറിഞ്ഞു പിൻതുടർന്ന് പദ്ധതി തയ്യാറാക്കിയവർ രാജ്യം വിട്ടിരിക്കും. മറ്റുള്ളവർ ചില ദിവസങ്ങൾകൂടി അവിടെയുണ്ടാകും. വാടകയ്‌ക്കെടുത്ത വീടുകളും വാഹനങ്ങളും തിരിച്ചേല്പിക്കുക. ഉപകരണങ്ങൾ pack ചെയ്ത ഒപ്പം കൂട്ടുക. എന്നിവ പൂർത്തിയാക്കിയതിനു ശേഷം അവരാകും ഒടുവിൽ രാജ്യം വിടുക. ധൈവ ക്രോധം നടപ്പിലാക്കാനായ് ആദ്യം തിരഞ്ഞെടുത്ത നഗരം റോമായിരുന്നു. ആരും ഒരിക്കലും ഭീകരനെന്ന് സംശയിക്കാനിടയില്ലാത്ത ഒരാളെയായിരുന്നു മൊസാദ് സംഘം ഇല്ലായിമ ചെയ്യാനായി തെക്ക് നഗരത്തിൽ അടയാളപ്പെടുത്തിയത്. libian embassy ലെ ഒരു സാധാരണ clerk നെബുലസിൽ ജനിച്ച മുപ്പത്തിയെട്ടുകാരനായ ഒരു പലസ്തീൻകാരൻ, ബേൽഷ് സ്വൈറ്റർ മൃദുഭാഷ്യനും മാന്യനുമായ ഒരാൾ. എഴുത്തിന്റെ ലോകത്ത്‌ പരിഭാഷകനെന്ന നിലയിൽ പ്രശസ്തനായ ഒരാളുടെ മകൻ. അറബിയിൽനിന്നും തിരിച്ചും fiction ഉം കവിതയും മൊഴിമാറ്റം ചെയ്യുന്നതിലൂടെ സാമാന്യം ശ്രദ്ധേയനായ ഒരാളായിരുന്നു ബേയിൽ. അയാൾ തികഞ കലാസ്നേഹിയായിരുന്നു. നൂറ് libian ദിനാർ എന്ന തുച്ഛമായ ശമ്പളത്തിൽ libian embassy ഇൽ ജോലിചെയ്തിരുന്ന അയാൾ ഒരു സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. പ്ലാസ ആനീബലിയോവിലെ തീരെച്ചെറിയ ഒരു apartment ഇലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. സുഹൃത്തുക്കൾക്കിടയിൽ മിതവാദിയെന്ന് അയാൾ അറിയപ്പെട്ടു. ആക്രമണത്തെ അയാൾ നിരാകരിച്ചു. ഭീകരപ്രവർത്തനങ്ങളെയും കൊലപാതകങ്ങളെയും കഠിനമായി എതിർത്തു. സ്വൈറ്ററുടെ അടുത്ത കൂട്ടുകാർക്കുപോലും അയാളുടെ രഹസ്യ ജീവിതത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അയവില്ലാത്ത നിശ്ചയദാർഢ്യത്തോടെ അതിക്രൂരമായ ഭീകര പ്രവർത്തനം നടത്തുന്ന black september ഇന്റെ നേതാവായ തീവ്രവാദിയാണയാളെന്ന് ആരും വിശ്വസിക്കുമായിരുന്നില്ല. അടുത്തകാലത്തു ആവിധമൊരു ദൗത്യം അയാൾ ആസൂത്രണംചെയ്ത് നടപ്പിലാക്കിയിരുന്നു. റോമിൽ ഉല്ലാസകരമായി അവധികാലം ചെലവഴിക്കാനെത്തിയ രണ്ട് british യുവതികളുമായി ചങ്ങാത്തത്തിലാകാനും അവരെ ലൈംഗീകമായി വശീകരിക്കാനും അയാൾ രണ്ട് പാലസ്‌തീൻ യുവാക്കളെ ഏർപ്പാട് ചെയ്തു. വൈകാതെ ആ യുവാക്കൾ യുവതികളുടെ കെടക്കയിലെത്തി. അവരുമായി ദിവസങ്ങൾ ചിലവഴിച്ചു. യുവതികളുടെ അടുത്തയാത്ര ഇസ്രാഈലിലേക്കായിരുന്നു. അവിടെ west bank ഇലുള്ള ബന്ധുവിന് സമ്മാനിക്കാനായി ഒരു ചെറിയ tape recorder കൊണ്ടുപോകാമോയെന്ന് ചെറുപ്പക്കാരിലൊരുവൻ യുവതികളോടു ചോദിച്ചു. നിഷ്കളങ്കരായ അവർ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. ഇസ്രാഈലിന്റെ ദേശീയ വിമാന company യായ എൽഎൽ ലിനിൽ യുവതികളുടെ luggage നോടൊപ്പം അതും കേറിക്കൂടി. അകത്തു സ്ഫോടകവസ്തുക്കൾ വെച്ച ആ tape recorder തങ്ങൾക്കുള്ള മരണ warrant ആണെന്ന് അവർ അറിഞ്ഞില്ല. പുതിയ tape recorder സമർത്ഥമായി വികിടിപ്പിച് അതിനുള്ളിൽ സ്വൈറ്ററുടെ നിർദേശ പ്രകാരം black september ന്റെ വിദഗ്ദ്ധർ സ്ഫോടകവസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു. തുറക്കാത്ത പുത്തൻ packet എന്ന നിലയിൽ അത് luggage counter കടന്നു. വിമാനം പറന്നുയർന്നാലുടൻ പൊട്ടിത്തെറിക്കത്തക്കവിധത്തിൽ program ചെയ്തതായിരുന്നു അതിനുള്ളിലെ time bomb. വിമാനവും അതിനുള്ളിലെ സകലയാത്രക്കാരും ജീവനക്കാരും മരണത്തിലേക്കായിരുന്നു പറന്നുയർന്നത്. മാസങ്ങൾക്കു മുമ്പ് ഇതേ രീതിയിൽ ഒരു swiss വിമാനം ആകാശത്തു വെച്ച് പൊട്ടിത്തകർന്നതിനു ശേഷം ആ വിധം ദുരന്തങ്ങൾ ഒഴിവാക്കാനായി എൽഎൽ വിമാന company നടപടികൾ സ്വീകരിച്ച വിവരം സ്വൈറ്ററും കൂട്ടാളികളും അറിഞ്ഞിരുന്നില്ല ഒരു വിധ സ്ഫോടനങ്ങളും വിമാനത്തെ തകർക്കാത്ത വിധം luggage compartment കൾ സവിശേഷമായ ലോഹപ്പണികളായ സംരക്ഷിക്കപ്പെട്ടിരുന്നു tape recorder പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു. പക്ഷെ സ്ഫോടനത്തെ ലോഹകവചം അതിനുള്ളിൽ ഒതുക്കി നിറുത്തി.

യുവതികളെ മരണത്തിലേക്ക് അയച്ച ശേഷം പാലസ്തീൻ യുവാക്കൾ ഉടനെ ഇറ്റലി വിട്ടിരുന്നു. ദൗത്യ സംഘത്തിന്റെ ആദ്യ batch റോമിലെത്തി സ്വൈറ്ററെ തിരിച്ചറിഞ്ഞു അടയാളപ്പെടുത്തി അയാളെ പല ദിവസങ്ങൾ പിന്തുടർന്ന നിരീക്ഷണത്തിലാക്കി

റോമിൽ ആ ദിവസങ്ങളിൽ പല flight കളിലായി എത്തിയ സന്ദർശകരിൽ ഒരാളായിരുന്നു നാല്പത്തേഴു വയസ്സുള്ള canadian പൗരൻ ആന്തണി ഹട്ടൻ അയാൾ car വാടകയ്ക്ക് നൽകുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലെത്തി താൻ ബായ വെറ്റോ തെരുവിലെ ഏകസർഫിയർ hotel ലെ താമസക്കാരനാണെന്നു കാണിച്ചു ഒരു car വാടകയ്‌ക്കെടുത്തു അന്നേ ദിവസം മറ്റു ചില സമാന ഇടങ്ങളിൽ നിന്നും അതെ രീതിയിൽ car വേറെയും സന്ദർശകർ വാടകയ്ക്ക് എടുത്തിരുന്നു october പതിനാറാം തിയതി രാത്രി പതിവുപോലെ സ്വൈറ്റർ ജോളി കഴിഞ്ഞു തിരികെയെത്തി താമസിക്കുന്ന കെട്ടിടത്തിലെ lift ൽ കയറാൻ ഒരുങ്ങുകയായിരുന്നു അവിടം പ്രകാശം കുറഞ്ഞു ഇരുണ്ടതായിരുന്നു

വെടിയുതിർത്ത രണ്ടു പേർ ഓടിച്ചുപോയി മണിക്കൂറുകൾക്കകം അവർ ഇറ്റലി വിട്ടിരുന്നു സ്വൈറ്റർ കൊല്ലപ്പെട്ടതോടെ അയാളെ ഒളിവിൽ നിർത്തേണ്ട ആവശ്യം ഇല്ലാതെയായി ബെയ്‌റൂട്ടിലെ ഒരു പ്രമുഖ പത്രത്തിൽ സ്വൈറ്റർക്കായി ഒരു ചരമക്കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു നിരവധി തീവ്രവാദ സംഘടനകളുടെ പേരുകൾ അതിനടിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ മികച്ച പോരാളികളിൽ ഒരാൾ എന്ന് ചരമക്കുറിപ്പിൽ സ്വൈറ്റർ വിശേഷിക്കപ്പെട്ടു. സ്വൈറ്ററെ വധിച്ച ചെറിയ സംഘത്തിലെ israeli കളിൽ ഒരാൾ യുവാവായ ഡേവിഡ് മൊലാധായിരുന്നു ടുണീഷ്യയിൽ പിറന്ന ബാല്യത്തിൽ തന്നെ ഇസ്രായേലിലേക്ക് കുടിയെറിയവരിൽ ഒരാളായിരുന്നു ആ യുവാവ്. അധ്യാപകരായ മാതാപിതാക്കളിൽ നിന്നും french ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം അയാൾ ആർജിച്ചിരുന്നു ഇസ്രാഈലിനോടുളളു അഗാധവും ഒപ്പം വൈകാരികവുമായ സ്നേഹവും ജ്വലിക്കുന്ന രാജ്യസ്നേഹവും മാതാപിതാക്കൾ അയാൾക്ക് പകർന്നിരുന്നു. ജീവൻ അപകടത്തിലാക്കിയായാലും ഇസ്രായേലിനു സേവനം ചെയ്യുക എന്നത് എന്നും അയാളുടെ സ്വപ്നം ആയിരുന്നു. സൈന്യത്തിലായിരിക്കെ അതിലെ commando വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കാൻ അയാൾ സ്വമേധയാ മുന്നോട്ടു വന്നു സൈന്യത്തിൽ നിന്ന് വിരമിച്ച മൊസാദിൽ ചേർന്ന ഡേവിഡ് വളരെ വേഗം അവരുടെ മികച്ച agent മാരിൽ ഒരാളായി മാറി french ഭാഷയിലെ പ്രാവണ്യം മൂലം ഫ്രാൻസ് ബെൽജിയം കാനഡ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളായി പ്രത്യക്ഷപ്പെടാൻ അയാൾക്ക് എളുപ്പമായിരുന്നു. സ്വൈറ്ററുടെ വധത്തിനു ശേഷം കുറച്ചു ദിവസങ്ങൾ ഇസ്രായേലിൽ കഴിഞ്ഞ അയാൾ വൈകാതെ പാരിസിലെത്തി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം പാരിസിലെ റു അലേഷ്യ തെരുവിലെ നൂറ്റി ഇരുപറ്റത്തഞ്ചാം apartment ൽ telephone മുഴങ്ങി doctor മോഹോമ്മദ് ഹാംശാരി ആണ് phone എടുത്തത് ഇത് doctor ഹാംശാരി ആണൊ പാലസ്തീൻ വിമോചന സംഘടനയുടെ ഫ്രാൻസിലെ പ്രതിനിധിയായ doctor ഹാംശാരി കനത്ത ഇറ്റാലിയൻ ചുവയോടെയാണ് വിളിച്ചയാൾ സംസാരിച്ചത്. പാലസ്തീൻ പോരാട്ടത്തോട് അനുഭാവമുള്ള ഒരു പത്രപ്രവർത്തകനാണ് താനെന്നും ഹാംശാരിയുമായി ഒരു അഭിമുഖത്തിന് താല്പര്യം ഉണ്ടെന്നും അയാൾ അറിയിച്ചു ഹാംശാരിയുടെ വീട്ടിൽ നിന്നും കുറച്ചു അകലെയുള്ള ഒരു cafe ഇൽ വെച്ച് കണ്ടുമുട്ടാം എന്നു പറഞ്ഞാണ് സംഭാഷണം അവസാനിപ്പിച്ചത് പാരിസിൽ ആദരിക്കപ്പെടുന്ന ഒരു ചരിത്ര പണ്ഡിതനായിരുന്നു doctor ഹാംശാരി french കാരിയായ ഭാര്യ മേരി ക്ലോദിനോടും കുഞ്ഞുമക്കളോടുമൊത്തു കഴിഞ്ഞിരുന്ന അയാൾ ഈയിടെക്കായി വളരെ മുൻകരുതലോടെ ആണ് കഴിഞ്ഞിരുന്നത്. തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് അയാൾ സദാ ശ്രദ്ധിച്ചു പോകുന്നു അപരിചിതരായ ആരെങ്കിലും തന്നെ കുറിച്ചു അന്വേഷിച്ചോ എന്ന് അയൽവാസികളോട് അയാൾ മിക്കപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നു പുറമെന്നു നോക്കുമ്പോൾ അയാൾക്കു ഭയക്കാൻ ഒന്നുമില്ലായിരുന്നു പാരിസിലെ ഭൗതികവൃത്തങ്ങൾക്ക് സുപരിചിതനും ഇടവാദിയുമായ ഒരു academic പണ്ഡിതന് ശത്രുക്കൾ ഇല്ലായിരുന്നു അപകടകാരി അല്ലാത്തതിനാൽ ഒരു വിധത്തിലും ആശങ്കപെടേണ്ടതില്ലാത്ത ഒരാൾ israeli രഹസ്യ police ന് അത് നന്നായി അറിയാമായിരുന്നു പക്ഷെ israeli രഹസ്യ police ന് പിന്നെയും പല കാര്യങ്ങളും അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഡെന്മാർക്കിൽ വെച്ച് israeli പ്രധാന മന്ത്രി ഡെൻ ഗുറിയോണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ട സംഘത്തിൽ ഹാംശാരിയും ഉൾപ്പെട്ടിരുന്നു എന്ന് അവർക്കാരിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ swiss air വിമാനം തകർത്തു നാല്പത്തേഴു യാത്രക്കാരെ കൊന്നതിലും ഹാംശാരിക്ക് പങ്കുണ്ടായിരുന്നതായി മൊസാദ് കണ്ടെത്തി. ഇരുട്ടിന്റെ മറവിൽ അയാളുടെ വീട്ടിൽ ഭാരിച്ച പെട്ടികളുമായി എത്തിയിരുന്ന അറിയപ്പെടാത്ത അറബി യുവാക്കളും അവരുടെ ശ്രദ്ധയിലെത്തിയിരുന്നു യൂറോപ്പിലെ black september ഘടകത്തിന്റെ ഉപ commander ആണ് ഹാംശാരി എന്നും israeli രഹസ്യ police ന് നിർണ്ണായകമായ വിവരം ലഭിച്ചു അതുകൊണ്ടാണ് അന്ന് italian പത്രപ്രവർത്തകനുമായുള്ള അഭിമുഖത്തിനായി ഹാംശാരി പുറത്തേക്ക് പോയപ്പോൾ മറ്റാരും ഇല്ലാതിരുന്ന apartment ലേക്‌ രണ്ട് അപരിചിതർ കടന്നത്. പതിനഞ്ചു minute കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു അടുത്ത ദിവസം ഹാംശാരിയുടെ ഭാര്യയും കുട്ടിയും പുറത്തേക്ക് പോയി അയാൾ വീട്ടിൽ ഒറ്റക്കാകുന്നത് വരെ ആ അപരിചിതർ കാത്തു അപ്പോൾ ഹാംശാരിയുടെ telephone ശബ്‌ദിച്ചു ഹാംശാരി phone എടുത്തു doctor ഹാംശാരി ആണൊ അതെ italian പത്രപ്രവർത്തകനായിരുന്നു അങ്ങേ തലക്കൽ അതെ ഹാംശാരി ആണ് സംസാരിക്കുന്നത്. അന്നേരം vissle അടിക്കുന്നത് പോലെയുള്ള ഒച്ച ആ ചരിത്ര പണ്ഡിതൻ കേട്ടു. തുടർന്ന് തൊട്ടരികിൽ കാതടപ്പിക്കുന്ന ഒരു പൊട്ടിത്തെറിയും. അയാളുടെ മേശക്കടിയിലായിരുന്നു സ്‌ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഹാംശാരി നിലത്തു വീണു. ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ വെച്ച് അയാൾ മരണത്തിനു കീഴടങ്ങി. അതിനു മുമ്പേ മൊസാദ് ആണ് കാരണമെന്ന് അയാൾ മൊഴി കൊടുത്തിരുന്നു ഹാംശാരിയുടെ മരണത്തിനു ആഴ്ചകൾക്കു ശേഷം മൈക്ക് ഹരാരിയും ജോൺ ആദം ഇൻഗൾബിയും എന്ന് പേരുള്ള ഒരാളും സൈപ്രസ് ദ്വീപിൽ വന്നിറങ്ങി ഇസ്രാഈലിനോടും സിറിയ ലെബനൻ എന്നീ രാജ്യങ്ങളോടും ചേർന്നുകിടക്കുന്നതിനാൽ ഇസ്രാഈലിന്റെയും അറബി agent മാരുടെയും സംഘർഷങ്ങല്കും ഏറ്റുമുട്ടലുകൾക്കും സൈപ്രസ് വേദിയായി മറിയിരുന്നു ഈ തവണ ആ രണ്ട് ഇസ്രായേലി agent മാരും ഹുസ്സൈൻ അബദ് അൽ ഹീർ എന്ന പാലസ്തീൻകാരന്റെ പിന്നാലെയായിരുന്നു. കുറച്ചു മാസങ്ങൾക്കു മുമ്പ് black september ന്റെ സൈപ്രസ്സിലെ പ്രതിനിധിയായി ആ പലസ്തീൻകാരൻ നിയമിതനായിരുന്നു സോവിടൂണിനുമായും കിഴക്കൻ european രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുടെയും ചുമതല അയാൾക്കായിരുന്നു കിഴക്കൻ european രാജ്യങ്ങൾ അതിനകം ഭീകര പ്രവർത്തകർക്ക് സുരക്ഷിത താവളങ്ങളായി മാറിയിരുന്നു. റഷ്യ ചെക്കോസ്ലോവാക്കിയ ഹംഗറി ബൾഗേറിയ എന്നിവിടങ്ങളിൽ പാലസ്തീൻ ഭീകരർക്ക് പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ഈ രാജ്യങ്ങൾ ചെയ്തുകൊടുത്തിരുന്നു പലസ്തീൻ തീവ്രവാദ സംഘടനകൾക്ക് വൻ തോതിൽ ആയുധങ്ങളും

ആ രാത്രി അബദൽ ഹീർ തന്റെ hotel മുറിയിൽ തിരികെയെത്തി വിളക്കുകൾ അണച്ച് ഉറങ്ങാൻ കിടന്നു അയാൾ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഉറപ്പായപ്പോൾ ജോൺ ആദം കൈവശമുണ്ടായിരുന്ന remote control ന്റെ switch കൾ അമർത്തി അബദിന്റെ മുറിയിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായി. സ്ഫോടന ശബ്ദം കേട്ട അബദിന്റെ മുറിയിലേക്ക് hotel ജീവനക്കാർ കുതിച്ചെത്തി പുകയും പൊടിപടലങ്ങളും അടങ്ങിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ഓടിയെത്തിയ reception clerk നെ ബോധരഹിതനാക്കി അബദൽ ഹീറിന്റെ ചോരയൊലിക്കുന്ന ശിരസ്സ് വേർപ്പെട്ട് കക്കൂസിൽ കമോടിന്റെ മേൽ തങ്ങിയിരിക്കുന്നു black september ന്റെ പ്രതികാരം ഉടനെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് january ഇരുപത്താറിന് വൊഹൈഹനൽ ഇഷായി എന്ന israeli പൗരനും അയാളുടെ palestinian കൂട്ടുകാരനും മാഡ്രിഡിലെ ജോസഫ് ആന്റണിയോ തെരുവിലുളള മോർസൺ മദ്യശാലയിൽ വെച്ച് കണ്ടുമുട്ടി മദ്യശാലയിൽ നിന്നും പുറത്തു വരുമ്പോൾ രണ്ടു പേർ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു palestinian ഓടി രക്ഷപ്പെട്ടു ആ സംഗം തോക്കെടുത്തു ഇശായിയുടെ മേൽ തുടർച്ചയായി വെടിവെച്ച ശേഷം അപ്രത്യക്ഷരായി ഇഷായുടെ യഥാർത്ഥ പേര് അതല്ലായിരുന്നു അയാൾ സത്യത്തിൽ ബാറൂക് കോഹൻ എന്ന പരിചയ സമ്പന്നനായ ഒരു മൊസാദ് agent ആയിരുന്നു മാഡ്രിഡിലെ palestinian വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വലിയ സൗഹൃദ വലയം അയാൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. അവരിൽ ചിലർ അയാൾക്കായി വിവരങ്ങൾ ശേഖരിച്ചു നൽകുന്നവരും ആയിരുന്നു. അന്നയാൾ കണ്ടുമുട്ടിയത് അവരിൽ ഒരാളായിരുന്നു പക്ഷെ അയാൾ black september ന്റെ ആളായിരുന്നു ഇശായിയുടെ കൊലപാതകം അബദൽ ഹീറിന്റെ വധത്തിനുള്ള പ്രതികാരമായിരുന്നു മറ്റൊരു israeli agent ആയിരുന്ന സദോക് ഒഫീറിന്റെ വധത്തിനു പിന്നിലും ലണ്ടനിലെ israeli embassy യിലെ military doctor അമീശയ്ചോരിയേം കൊന്നതിനു പിന്നിലും black september ആണെന്ന് സംശയിക്കപ്പെടുന്നു അബദൽ ഹീറിന്റെ മരണത്തിനു ശേഷം സൈപ്രസിൽ പുതിയൊരു പ്രതിനിധിയെ black september നിയോഗിച്ചു. അയാൾ സൈപ്രസിൽ എത്തി ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പേ russian രഹസ്യ police പ്രതിനിധിയുമായ കൂടിക്കാഴ്ച നടത്തി. അതിനു ശേഷം hotel ൽ മടങ്ങിയെത്തി light അണച്ച് ഉറങ്ങാൻ കിടന്നു അബാദിന്റെ കാര്യത്തിലെന്ന പോലെ ഇവിടെയും മുറിയിൽ സ്ഫോടനമുണ്ടായി അതിന്റെ ആഘാതത്തിൽ അയാൾ കൊല്ലപ്പെട്ടു മറ്റൊരു കൂറ്റൻ നടപടിയിലൂടെ ഇതിന് പ്രതികാരം ചെയ്യാമെന്ന് അറാഫത്തും അലിഹസൻ സലാമിയും തീരുമാനിച്ചു ഒരു വിമാനം തട്ടിയെടുത്ത് അതിൽ സ്‌ഫോടക വസ്തുക്കൾ നിറച്ച ശേഷം ഒരു ചാവേർ pilot അത് ഇസ്രായേലിലേക്ക് പറപ്പിക്കുക്ക എന്നതായിരുന്നു പദ്ധതി തല്ലവ്യുവിലേക് ഇടിച്ചിറങ്ങുന്ന വിമാനം നൂറു കണക്കിന് ആളുകളുടെ മരണത്തിനു കാരണമാകും എന്നായിരുന്നു കണക്കു കൂട്ടൽ പക്ഷെ മൊസാദിന്റെ ചാരന്മാർ വിവരം മണത്തറിഞ്ഞു അവർ ലോകമെങ്ങും ജാഗരൂപരായി പാരിസിൽ ആയിടെയെത്തിയ ഒരുകൂട്ടം യുവ പാലസ്തീൻകാരെ അവർ പിന്തുടരാൻ തുടങ്ങി അവരുടെ കൂട്ടത്തിൽ പ്രായം കൂടിയ ഒരാൾ ഒരു രാത്രി വന്നു ചേർന്നത് അവരുടെ ശ്രദ്ധയിൽപെട്ടു അയാളുടെ photo അവർ മൊസാദിൻറെ head quarters ലേക്ക് അയച്ചു black september ന്റെ senior നേതാവായ ബാസിൽ അൽ ഖുബൈസി ആണ് അതെന്ന് ഉടനെ അറിയിപ്പുണ്ടായി പ്രശസ്തനായ നിയമപണ്ഡിതനും ബെയ്‌റൂട്ട് american university യിലെ professor ഉം ആയിരുന്നു ഖുബൈസി പ്രഗൽഭനായ നിയമവിരുദ്ധൻ എന്ന നിലയിൽ അയാൾ പരക്കെ ആദരിക്കപ്പെട്ടിരുന്നു. പക്ഷെ സ്വൈറ്ററെയും ഹാംശാരിയെയും പോലെ അയാളും അപകടകാരിയായ ഒരു ഭീകര പ്രവർത്തകനായി അതിനകം മാറിക്കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇറാഖിലെ ഫൈസൽ രാജാവിനെ carbomb ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ച വിഫല ശ്രമത്തിന്റെ പിന്നിൽ ഖുബൈസിയായിരുന്നു രാജാവെത്തും മുമ്പേ bomb പൊട്ടിത്തെറിച്ചതായിരുന്നു ശ്രമം പരാചയപ്പെടാൻ കാരണം ലെബനാനിലേക്ക് കടന്നു കളഞ്ഞ അയാൾ അവിടെ നിന്ന് അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടു ചില വർഷങ്ങൾക്കു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡാ മേയറിന്റെ american സന്ദർശന വേളയിൽ അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് socialist international ന്റെ ഉന്നത തല സമ്മേളനത്തിനിടയിൽ

നഗര ഹൃദയത്തിൽ നിന്നും അകലെയല്ലാത്തെ ഒരു hotel ൽ അയാൾ മുറിയെടുത്തു. april ആറാം തിയതി അത്താഴത്തിനു ശേഷം അൽ ഖുബൈസി തന്റെ താമസ സ്ഥലത്തേക്കു മടങ്ങുകയായിരുന്നു. മൊസാദിന്റെ ദൗത്യ സംഘം

അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു fashionable ആയ ഒരു car പെട്ടെന്ന് അൽ ഖുബൈസിക്കരികിലായ് വന്നു നിന്നു. car നുള്ളിൽ നിന്നും ചില്ല് താഴ്ത്തി സുന്ദരിയായ ഒരു യുവതി അൽ ഖുബൈസിയോട് എന്തോ പറഞ്ഞു. അവർ പരസ്പരം സംസാരിച്ചു. അൽ ഖുബൈസി car ൽ കയറി car ഓടിച്ചുപോവുകയും ചെയ്തു നിരാശാഭരിതരായ agent മാർക്ക് മനസിലായി ആ യുവ സുന്ദരി ഏതോ ലൈംഗീക തൊഴിലാളി ആണെന്നും

അവരെ സമാധാനിപ്പിച്ചു അധികം വൈകാതെ പോയപോലെ അൽ ഖുബൈസി ഇവിടത്തന്നെ തിരിച്ചെത്തുമെന്ന് അയാൾ എല്ലാം അറിയാവുന്നവനെ പോലെ പറഞ്ഞു അതൊക്കെ എങ്ങനെ ഉറപ്പായി അറിയാമെന്നൊന്നും ആരും ചോദിച്ചില്ല. എന്തായാലും അയാൾ പറഞ്ഞത് ശരിയായി വന്നു അരമണിക്കൂർ ആവും മുമ്പേ അതേ car ൽ കേറിയ ഇടത്തു തന്നെ അൽ ഖുബൈസി വന്നിറങ്ങി hotel ന്റെ ദിശയിൽ നടക്കാൻ ആരംഭിച്ചു കുറച്ചു ചുവടുകൾ വെക്കും മുമ്പേ രണ്ടു പേർ നിഴലിൽ നിന്നും കടന്നു നിന്ന് അയാളുടെ വഴി തടഞ്ഞു അതിൽ ഒരാൾ ഡേവിഡ് മൊലാദായിരുന്നു അൽ ഖുബൈസിക്ക് ഉടനെ കാര്യം മനസ്സിലായി ചെയ്യരുത് അയാൾ french ഭാഷയിൽ വിളിച്ചു കൂവി വെടി വെക്കരുത് ഒമ്പത് വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ തുളച്ചു കയറി നിമിഷ നേരത്തിനുള്ളിൽ car ൽ കയറി agent മാരും അപ്രത്യക്ഷരായി. സ്വൈറ്റർ സമ്പവത്തിൽ എന്നപോലെ അടുത്ത ദിവസം തന്നെ popular front ന്റെ വക്താവ് കൊല്ലപ്പെട്ട നിയമപണ്ഡിതന്റെ തനി നിറം പുറത്താക്കി കൊണ്ട് പത്രപ്രസ്താവന ഇറക്കി അടുത്ത മാസങ്ങളിൽ മൊലാദും അനുചാരകന്മാരും black september ലെ നിരവധി സജീവ agent മാരെ വാ hello നമസ്ക്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി ബിരിയാണികൾ പലതരം ബിരിയാണികൾ ഉണ്ട് അതിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് തരം ബിരിയാണികൾ ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് ഞാൻ vegetable ബിരിയാണി ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ട ingredients എന്തൊക്കെ ആണെന്ന് ഞാൻ പറയാം ബിരിയാണി അരി മൂന്നര cup നെയ്യ് നൂറ് gram ഡാൽഡ നു നൂറ് gram കറുവപ്പട്ട ഒരു കഷ്‌ണം ഗ്രാമ്പു ആറ് ഏലക്ക ആറ് ഉപ്പ് പാകത്തിന് വെള്ളം ഏഴ് cup masala ക്ക് വെളിച്ചെണ്ണ ആവിശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ട് table spoon സവോള രണ്ട് കനം കുറച്ചരിഞ്ഞത് പച്ചമുളക് ആറ്

greenpeas ഉം നൂറ് gram വീതം ഉപ്പ് പാകത്തിന് തേങ്ങ ഒരു cup ഗരം masala പൊടി ഒരു cup ഒരു tablespoon മല്ലിയില അമ്പത് gram അരിഞ്ഞത് പുതിനയില അമ്പത് gram അരിഞ്ഞത് സ് set ചെയ്യാൻ ഇരു നെയ്യ് കുറച്ച് ഗരം masala പൊടി ഒരു tablespoon സവോള രണ്ട് ചെറുതായി അരിഞ്ഞത് വറുത്തത് essence ഒരു teaspoon അത് തയ്യാറാക്കുന്ന വിധം അരി കഴുകി വാരി വെള്ളം വാരാൻ വെക്കുക നെയ്യും ഡാൽഡയും ചൂടാക്കി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ പൊടിച്ച ശേഷം അരി ചേർത്ത് അഞ്ച് minute ഇളക്കി വെക്കുക ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് തിളക്കുമ്പോൾ പാത്രം അടച്ച് വെച്ച് ചെറു തീയിൽ വേവിച്ച് വെള്ളം വറ്റി എടുക്കുക masala തയ്യാറാക്കാൻ എണ്ണ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി paste മൂപ്പിക്കുക ഇതിലേക്ക് സവോള പച്ചമുളക്ക് തക്കാളി എന്നിവ ചേർത്ത് വഴറ്റുക നന്നായി വഴന്ന് കഴിയുമ്പോൾ പച്ചമുളകും ഉപ്പും അര cup വെള്ളവും ചേർത്ത് വേവിക്കുക പച്ചക്കറികൾ വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുക തിളക്കുമ്പോൾ ഗരം masala പൊടിയും മല്ലിയിലയും പൊതീനയിലയും ചേർത്തിളക്കി കുഴഞ്ഞ

നിരത്തുക വീണ്ടും masala നിരത്തി ബാക്കി ചോറും നിരത്തിയ ശേഷം ബാക്കി ഉള്ള ഗരം masala പൊടിയും സവോള വറുത്തതും essence ഉം ചേർക്കുക വേണമെങ്കിൽ മല്ലിയിലയും പുതിന ഇലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക പാത്രം അടച്ചു വെച്ച് ചെറിയ തീയിൽ അഞ്ച് minute ചൂടാക്കി എടുക്കുക അടുത്തതായി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് beef ബിരിയാണി അതിനു വേണ്ട ചേരുവകൾ masala ക്ക് beef ഒരു kilogram കഷ്ണങ്ങളാക്കിയത് വെളിച്ചെണ്ണ ആവിശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നാല് table spoon സവോള രണ്ട് കനം കുറഞ്ഞരിഞ്ഞത് പച്ചമുളക് പത്ത് പിളർന്നത്

ഗരം masala പൊടി ഒരു teaspoon മല്ലിയില ഒരു cup അരിഞ്ഞത് പൊതിന ഇല അര cup തൈര് കാ cup

vegetable ബിരിയാണിയുടെ അതെ കുറുപ്പനുസരിച്ച് തയ്യാ തയ്യാറാക്കിയാൽ തയ്യാറാക്കി വെക്കുക beef തയ്യാറാക്കാൻ cooker ഇൽ എണ്ണ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി paste ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് സവോള പച്ചമുളക് തക്കാളി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കുക സവോള വയന്ന ശേഷം മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം masala പൊടി എന്നിവ ചേർത്തിളക്കി മൂത്ത മണം വരുമ്പോൾ മല്ലിയില പുതിനയില തൈര് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ചു സമയം വഴറ്റുക ഇതിലേക്ക് beef ചേർത്തിളക്കി പാകത്തിന് വെള്ളവും ചേർത്ത് cooker ഇൽ അടച്ച് വേവിക്കുക വെന്ത ശേഷം cooker തുറന്ന് വെള്ളം അധികമുണ്ടെങ്കിൽ വറ്റിച്ച വറ്റിച്ച് വരട്ടി എടുക്കുക ഇനി set ചെയ്യാൻ ഒരു വലിയ പാത്രത്തിൽ നെയ്യ് പുരട്ടി പകുതി ഇറച്ചി നിരത്തുക ഇതിനു മുകളിൽ ചോറിന്റെ പകുതിയും ഗരം masala പൊടിയും സവോള വറുത്തതും പകുതി വിതറി ശേഷം വീണ്ടും ഇറച്ചിയും ചോറും ഒന്നി ടവിട്ട് നിരത്തുക ഏറ്റവും മുകളിൽ ഗരം masala സവോള മിശ്രിതം വിതറി പാത്രം അടച്ച് ചെറു തീയിൽ അഞ്ച് minute ചൂടാക്കി എടുക്കുക ഇത്രയും പറഞ്ഞ്

ഒരു രണ്ട് ബിരിയാണികളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും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 വളരെ അധികം

നമ്മൾ hotel ലിൽ നിന്നും പലയിടത്തു നിന്നും നമ്മൾ ബിരിയാണികൾ കഴിക്കും പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്ക്കാരം

നല്ല വിശേഷം

ഒന്നുല്ല വെറുതെ ഇവിടെ ഇരിക്കാ വെറുതെ കാറ്റ് കൊണ്ട് ഇരിക്കണോ ആഹ് കളിക്കാനൊന്നും പോയില്ലേ അപ്പോ ഇന്ന് ആഹ് പോയി

football എന്ത്

football ഓ ഓഹോ എവിടെ അടുത്ത് ground എന്തെങ്കിലും ഉണ്ടോ വീടിൻ്റെ അടുത്ത്

ആഹ് കുറച്ചും കൂടി clear ആയിട്ട് സംസാരിക്കോ

ആഹ് okay അതിക്കൂടെ ഇപ്പൊ എന്തോ പോയി football കളിക്കാൻ minimum എത്ര ആൾ വേണം minimum ഇരുപത്തി നാല് maximum ഇരുപത്തി രണ്ടാണ് minimum മൂന്നാൾ ഒക്കെ മതിയാവോ മൂന്ന് ആളെ കൊണ്ടൊക്കെ കളിക്കാ മൂന്നാളു കൂടിട്ടൊക്കെ football കളിച്ചൂടെ

ആഹ് പിന്നെ school ലൊക്കെ പോയാൽ football കളിക്കാറുണ്ടോ school ൽ പോയാൽ football കളിക്കും ഏർ ball അ ball എവിടുന്ന കിട്ട വീട്ടിന്നു കൊണ്ടുപോവേ അ ഏർ duster class ലെ duster കൊണ്ട് കളിക്കും അല്ലെ അപ്പൊ teachers കണ്ടാ ചീത്ത പറയൂലെ imposition തരും imposition എഴുതിയിട്ടുണ്ടോ

ഒരുപാട് പ്രാവശ്യം എഴുതീട്ടുണ്ട് അല്ലെ ഹും okay school ലു എത്ര time ആ നിങ്ങക്ക് class start ചെയ്യുന്നത്

class പത്ത് പത്തുമണി